ഏഹ് ഇപ്പോ ആള് വിരമിച്ചിട്ട് നാട്ടിലുണ്ട് അപ്പോ ആൾക്ക് ഇങ്ങനെ വീട്ടില് നി ഇരുന്ന് മടുപ്പായിട്ട് ആള് എന്തെങ്കിലും വേറെന്തെങ്കിലും തൊഴിലില് ഏർപ്പെട്ടാലൊന്നോക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു

കൃഷി ചെയ്താലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നതേ ആ അപ്പൊ അവളിങ്ങനെ എന്നോട് പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു അച്ഛന് കൃഷിനെ കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ല എന്നോടിങ്ങനെ കൃഷിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു .

ആ അപ്പം ഞാനപ്പം മനസ്സിലോർത്തത് ഇപ്പം ജ്യോതിൻ്റെ മാമയ്ക്ക് കൃഷിയും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പൊ ജ്യോതിക്ക് ഇതിനെക്കുറിച്ച് ഏഹ് കുറച്ചു അത്യാവശ്യം വിവരം ഉണ്ടായിരിക്കും അല്ലേ?

ആ അതെ ആ വിവരം കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മള് പണ്ടുമുതലേ നമ്മുടെ അച്ചാച്ചനും അവർക്കൊക്കെ അതുതന്നെയായിരുന്നു അതുകാരണം നമ്മളത് കണ്ടിട്ടന്നെ ജീവിച്ചവരാണ് അപ്പം നമ്മള്

മാമ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കന്നണത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഏഹ് പുല്ലിൻ്റെ കൃഷിയുണ്ട് ഈ നിലത്ത് വിരിക്കണ പുല്ല് പിന്നെ വാഴ

പൂള കപ്പന്നൊക്കെ പറയും അതൊണ്ട് പിന്നെ ചെറിയ ചെറിയ രീതീല് പച്ചക്കറികളൊക്കെയുണ്ട് സൈഡായിട്ട്

അതായത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പൊ വാഴ വെക്കുമ്പോ അതിൻ്റെ ഇടേല് ഈ ചീര പിന്നെ അങ്ങനെ തക്കാളി അതുപോലെ മത്തങ്ങ അങ്ങനെയൊക്കെ നമ്മള് ഉപയോഗിക്കുന്നുണ്ട്

ഇപ്പോ ആള് കൂടുതലായിട്ടും പുല്ല് കൃഷിയാണ് ആ ചെയ്യണത്

അത് ലാഭം തന്നെയാണ് ട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാ അതിനെ കുറെ പേര് ചോദിച്ച് വരുന്നൊക്കെയുണ്ട്

അതെ ഞാനും കേട്ടിട്ടുണ്ട് ഈ വീടിൻ്റെ ഇപ്പൊ അലങ്കാരത്തിനാണെന്നുണ്ടെങ്കിലും ഏഹ് ആൾക്കാര് പുല്ല് മേടിക്കാറുണ്ടല്ലേ? അപ്പോ അതൊരു കൃഷിയായിട്ടന്നെ ഏഹ് ഉണ്ടല്ലേ പുല്ല്

ഉണ്ട് അതായത് നമുക്ക് ഏഹ് പുറത്തുനിന്ന് ആൾക്കാരുടെ കയ്യിന്ന് സ്ഥലം മേടിക്കണ്ട ആവശ്യമില്ലല്ലോ അപ്പോ മാമ മാമയുടെ ജോലി കഴിഞ്ഞു വന്ന സമയത്ത് അങ്ങനെ ആലോചിച്ചതാണ് എന്തായാലും നമുക്ക് പുറത്തുന്ന് പുറത്തുന്ന് സ്ഥലങ്ങള് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോ നമുക്കൊരു സ്ഥലമുണ്ടല്ലോന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ്

എന്തുകൊണ്ട് നമുക്ക് പുല്ലു കൃഷി ചെയ്തുകൂടാന്ന് ഇങ്ങനെ നമ്മള് തോന്നിയത് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്ത്

ചെയ്യാം അതായത് ഇപ്പോ ഏഹ് മഞ്ജുവാര്യർ ഉണ്ടല്ലോ ഒരു സിനിമാനടി അതായത് അവരുടെ ഒരു ഏഹ് ചലച്ചിത്രം ഉണ്ടായിരുന്നു പേരെനിക്ക് ഓർമ്മയില്ല അതിലും അവരിക്ക് സ്ഥലമൊന്നുമില്ല

ഉപകാരമായിട്ട് പിന്നെ അത് മറണു മാറണുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാ ഇപ്പോ മെയിനായിട്ട് ആൾക്കാര് കീടനാശിനികള് അതായത് രാസവളങ്ങളാണ് ഉപയോഗിക്കണത്

ഒരു പരിധിവരെ നമുക്ക് ജൈവവളം ഉപയോഗിക്കാന് എങ്ങനെയാന്ന് വെച്ചാ കൃഷിയുള്ള ആൾക്കാര് സ്ഥലമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കവിടെ പശുവിനെ ഒക്കെ വാങ്ങിക്കാം വാങ്ങിച്ചാൽ അതിൻ്റെ ചാണകം ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അത് നല്ല രീതിയില് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ട്.

ഒരുപരിധിവരെ അതൊക്കെ ആകുമ്പോ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാകും ജൈവവളം ഒക്കെ ഉപയോഗിക്കുമ്പോഴേ

അതേപോലെ ഇപ്പോ ജ്യോതി പറഞ്ഞാ ഈ ചലച്ചിത്രത്തില് എനിക്കൊരു രംഗം ഓർമ്മയുണ്ട് അതായത് ആൾക്ക് കൃഷി തുടങ്ങുന്നതിനു മുന്നേ ആ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പച്ചക്കറികള് കിട്ടാനുള്ള ഒരു ഉപായം തേടിയ സമയത്ത്

അതിലൊരു രംഗം കാട്ടുന്നുണ്ട് ഈ കീടനാശിനികളും അതായത് ഏഹ് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് എത്രയോ ദിവസം പഴക്കമുള്ള ഏഹ് പഴക്കമുള്ള ഈ ഇങ്ങനത്തെ എഹ് പച്ചക്കറികളിലൊക്കെ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട്

ഏഹ് അതിനെ പുതിയതായ അതായത് ഈ

അതെ അതെ അതിലാ സിനിമയില് ആ അതായത് ചലച്ചിത്രത്തില് കാണിക്കുന്നുകൂടിയുണ്ട് ആ സുരാജ് വെഞ്ഞാറമൂട്ന്ന് പറഞ്ഞ നടൻ ഒരു ഇതില് പോയിട്ട് എന്താ നമുക്ക് കാണുമ്പോ തന്നെയാത്

വളരെയധികം എന്താ ഒരു വിഷമകരമാകുന്ന രീതിയിലാണ് നമ്മള് ഈ പച്ചക്കറികളൊക്കെയാണല്ലോ ഉപയോഗിച്ച് കഴിക്കുന്നത് ഇങ്ങനെ ആലോചിക്കുന്നതേ

നമ്മൾക്ക് ഇപ്പം എല്ലാ എല്ലാവരും പറയും മാംസം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അത് ഇത് ശരീരത്തിന് കേടാണെന്ന് പറയും പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പച്ചക്കറി പോലും വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല

ഒരു പരിധിവരെ നമ്മളത് ആലോചിക്കുമ്പോൾ മാംസം അല്ലെങ്കിൽ ഉം എന്താ പറയ മീൻ ഉപയോഗിക്കാതെ എന്ന് വെച്ച അതില് അങ്ങനെ നേരിട്ട്

ഏഹ് വസ്തുക്കള് രാസവസ്തുക്കളോ കീടനാശിനികളോ ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാലും പക്ഷേ പച്ചക്കറി കഴിക്കേണ്ട സമയത്ത് നമ്മൾ പച്ചക്കറി തന്നെ കഴിക്കുകയും വേണമല്ലോ

അതെ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഏഹ് പച്ചക്കറിയും കാര്യങ്ങളും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുവൊള്ളൂ